ആ ഞാൻ ISL കാണലിണ്ട് നമ്മളും Kerala blasters ന്റെയൊക്കെ fan തന്നെയാണ്

അത് മോശമായി ന്നേ ഞാൻ പറയുള്ളു കാരണൊ ഒരു team ന്നൊക്കെ പറയുമ്പോ എന്തൊക്കെയാണെങ്കിലും കളിച്ചാന് time ഇണ്ടോ ഇല്ലയോന്നില്ലെയല്ല നമ്മൾ ആട കളിച്ച് കാണിച്ച് കൊടുക്കണം അതിപ്പോ എറങ്ങിപ്പോവാ പറഞ്ഞാൽ എന്തായാലും ഒറപ്പല്ലേ അയിന്റെ വിധി എന്തായാലും ഞമ്മക്ക് അനുകൂലായിട്ട് വേരൂല്ലന്നില്ലത്

അതേ കളിക്കണ്ടീര്ന്നു പിന്നെ

ISLwar വര്യണെങ്കി ഒന്നുടെ മെച്ചപ്പെടും ന്നേ ഞാൻ പറയുള്ളു ഹും അല്ലെങ്കി ISLwar വെക്കേണ്ട ആവശ്യോന്നുല്ല. ISL ന്റെ തുടക്ക season കളിലൊക്കെ foreign referee മാരെ കൊണ്ടുവന്നിരുന്നു. പക്ഷെ ഇപ്പോ അതില്ല അതാണ് പ്രശ്‌നം. ഇപ്പോ indian referee മാര് മാത്രാണ് ഇള്ളത്. അയിനൊരു മാറ്റം വന്നിട്ട് foreign referee മാരെ കൊണ്ടുവരാ വെച്ച പിന്നെ ഈ war ന്റെ ആവശ്യോന്നും വരില്ല.

referee മാരാണ് ഇപ്പൊ പ്രശ്‌നല്ലേ. referee മാരെന്നെ പ്രശ്‌നല്ലേ അതെന്താ referee അല്ലെ തീരുമാനം എട്ക്ക്ണത് ഓരല്ലേ നോക്കണ്ടത്

ഞാൻ ഇത് മെസ്സി fan ആണ്. ആ മെസ്സി ഇപ്പോ എട്ടാമത്തെ നേടും എന്നിത് ഞങ്ങക്കിണ്ട് ഇങ്ങള് അങ്ങനെ കരുതിണ്ണ്ടോ? ഞമ്മള് കരുതിയാലും കരുതിയില്ലെങ്കിലും ഓന്ക് കിട്ടാനില്ലത് കിട്ടും അതല്ല ഇപ്പോത്തെ കളിയൊക്കെ വേച്ഛ് നോക്കിയിട്ട് മെസ്സി അതിന് അര്ഹിക്കിനിണ്ട് ന്ന് തോന്നണുണ്ടോ അർഹിക്ക് ണ്ടോ ചോയ്ച്ച chance ഇണ്ട് കാരണം world cup ഒക്കെ അടിച്ച് പിന്നെ മറ്റൊരു ഓനാ ഓനാഇറ്റ്‌ ഏറ്റുമുട്ടാൻ player ഇല്ല ഇപ്പോൾ സത്യം പറഞ്ഞ അവോണ്ട് പിന്നെ കിട്ടാൻ നിങ്ങക്ക് chance ഇണ്ട്. മ് ഉന്തിപ്പിടിച് world cup ല് best player ആയി. ഇനിയിപ്പോ copa america അയില് best player ആയി top scorer ആയി. ഇതൊക്കെ ആവുമ്പക്ക് പിന്ന chance മെസ്സിക്കെന്നെയാണ്. ആ ആയെന്നെ ഞാൻ പറഞ്ഞേ chance ഇണ്ട്.

അപ്പൊ ഈ എമ്ബാപ്പെ തുടങ്ങിയവരൊക്കെ? ഓലും കൊയപ്പോന്നുല്ല പക്ഷെ മെസ്സിന്റെ എത്രെ world cup കിട്ടി. top scorer ആയി. best player ആയി. ഇങ്ങനത്തെ കൊറേ ഏർ സാനങ്ങള് കിട്ട്യോണ്ട് മെസ്സിക്ക് chance ഇണ്ട് കൂടുതലും. ഓൽക്ക് ഇല്ലാന്ന് എല്ലാ എമ്ബാപ്പെ ആൾഡ്‌ ബെൻസിമ ഇങ്ങനത്തെ players നൊന്നും chance ഇല്ലാതില്ല

പിന്നെ നാട്ടില് കളിക്കാര് വലതു ഉണ്ടോ ഇപ്പോ Kerala team ലേലു selection കിട്ടിയതോ അങ്ങനെ എന്തേലു നാട്ടില് അങ്ങനെ players ഒന്നല്ല. പിന്നെ ഇന്റ അപ്രത്തെ പെരേല് ഒരു player ഇണ്ട് മൂടാന് ഓന് കളിച്ചു അത്തറുള്ളു പിന്നെ കൊറച് അപ്രത്തെ അർഷദ് അറിയോ ചാത്തോലി പേരും player ആണ്. Kerala team യിലൊന്നു ഇല്ലെങ്കിലും local ഒക്കെ കളിച്ചതാണ്

നമ്മളെ നാട്ടിലെന്നെ ഒരുപാട് കളിക്കാരിണ്ട് Kerala team ല് എത്താതെ പോകുന്ന കൊറേ കളിക്കാരിണ്ട് ആ ഇണ്ട് ഇണ്ട് ഓലൊക്കെ സത്യം പറഞ്ഞ അത് അർഹിക്കുന്ന ആൾക്കാരാണ് ആ പക്ഷെ ഓല്ക്ക് ഓന്റെ സാഹചര്യം ഓലെ ആയിൽക്ക് എത്തിക്കന്ള്ള അതെ അതെ സാമ്പത്തികമായിറ്റും.

ഒരുപ്പാട് വെല്ലുവിളികള് നേരിടയാണ് പിന്നെന്താ ഇങ്ങള് football കലിക്കലിണ്ടോ ആ football കളിക്കലൊക്കെ ഇണ്ടായ്നു. നാട്ടില് കളിക്കാനൊക്കെ പോക്കിണ്ട്. ആ ആയി കളിക്കും കൂട്ടുകാരൊക്കെ ആ

പിന്നെന്താ world cup അടുത്ത world cup ഇങ്ങള് എടുക്കോ അർജന്റീന? ആർജിന്റീനയുടെ നിലവിലെ സാഹചര്യം അനുസരിച് അർജന്റീന എന്നെ എടുക്കും ന്ന് ആണ് എന്റെ ഒരിത്.

മെസ്സി പോയ പിന്നെ ആരാ അയില് മെസ്സി പോയാലു ഇണ്ട് ഒരുപാട് യുവതാരങ്ങൾ.

ഡി പോള് ജൂലിയൻ അൽവാരസ്‌ ഗർണാച്ചോ കുട്ടി റൊമേറോ ഒരുപാട് താരങ്ങളിണ്ട് എന്നാലും ആയിലേറെ അടിപൊളി team തുകൽ ഇല്ലേ അടുത്ത world cup അതും ശെരിയാണ് എന്നാലും അര്ജന്റീന എടുക്കാൻ chan chance ഇണ്ട്. എന്നാ ശെരി ട്ടോ. കാണാം.

trigonometry trigonometry ആണ് മക്കളെ പത്താം class ൽ ഏറ്റവും important the most important chapter since tenth grade ശ്രദ്ധിക്കാ അത്രമേൽ important ആണ് ഗംഭീര important ആണ് ഈ പറയുന്ന trigonometry എന്ന് പറയുന്ന chapter നമുക്കെന്താണ് മക്കളെ ഒരുപാട് കാലങ്ങൾ അതായത് അടുത്ത കൊല്ലം ആയിക്കോട്ടെ plus two നു ആയിക്കോട്ടെ eleventh standard ആയിക്കോട്ടെ twelfth standard ആയിക്കോട്ടെ എല്ലാ class കളിലും വളരെ അധികം ആവശ്യമുള്ള വളരെ അധികം ആവശ്യമുള്ള ഒരു chapter ആണ് ഈ പറയുന്ന trigonometry ഓർത്തിരിക്കുക class eleven ലും class twelve ൽ എല്ലാവട്ത്ത് നമ്മളെന്താണ് ഇതിൻ്റെ continuation ആണ് പഠിക്കാ so അതാണ് ഈ chapter ൻ്റെ importance വളരെ അധികം കൂട്ടുന്നത് വളരെ അധികം കൂട്ടുന്നത്. നമ്മളിന്നു എല്ലാ basics ഉം പറയും അതുപോലെതന്നെ എന്താണ് ഏർ angles നെയൊക്കെപ്പറ്റി സംസാരിക്കും ഗംഭീരമായി സംസാരിക്കും എല്ലാവരും live throughout കാണാ. ഞാൻ maximum വളരെ വേഗത്തിൽ തന്നെ എന്താണ് live wind up ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം maximum ശ്രമിക്കാം ഞാൻ കേട്ടോ ഉറപ്പില്ല maximum ശ്രമിക്കാം കാരണന്താണ് ഈ chapter നിങ്ങക്കറിയാം ഏറ്റവും മനോഹരമായ പാഠമാണ് ഏറ്റവും മനോഹരം so ഞാൻ ഈ live ലേക്ക് വരുന്നതിനു മുൻപ് എല്ലാവരോടും ഒരു കാര്യം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു മക്കളെ ഈ പറയുന്ന class ൻ്റെ link നിങ്ങള് maximum class group ലേക്ക് share ചെയ്യണം maximum class group കളിലേക്ക് share ചെയ്യാ maximum കുട്ടികൾക്കെന്താണ് അയച്ചു കൊടുക്കാ മറ്റൊന്നും കൊണ്ടല്ല നമുക്കറിയാം plus one ലും plus two ലും ആവശ്യമുള്ള ഒരു chapter trigonometry പത്താം class ൽ ഏറ്റവും അധികം കുട്ടികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു chapter trigonometry ആ chapter live കണ്ടു പഠിക്കാമെങ്കിൽ ദേ ഇന്ന് ഈ പറയുന്ന live കാണുമ്പോൾ തന്നെ നിങ്ങക്കെന്താണ് maximum എല്ലാ കാര്യങ്ങളും ലഭിക്കും പിന്നെന്താണ് കൊറച്ചും കൂടി problems ചെയ്യാമെങ്കിൽ board exam നു വരുന്ന എല്ലാ ചോദ്യവും വളരെ സുഗമായിട്ട് answer ചെയ്യാൻ വേണ്ടി സാധിക്കും so we are starting from the scratch നമ്മൾ ഈ chapter ആരംഭിക്കുന്നത് scratch ൽന്നാണ് ഒന്നുമറിയില്ലെങ്കിലും പേടിക്കണ്ട ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കാ അതുമതി exam നു അത് കൃത്യമായിട്ട് പഠിക്കാ അതൊരിക്കലും പഠിക്കുന്നതിൽ ആരും മടി വിചാരിക്കരുത് ഒരു വിട്ടുവീഴ്ചയും വരുത്തരുത് ഒരു വിട്ടുവീഴ്ചയും വരുത്തരുത് മക്കളെ പറയുന്നു കൃത്യമായിട്ട് ഈ പറയുന്ന ഭാഗങ്ങൾ പഠിച്ചിട്ടു പോവ്വാ ഇതൊക്കെയാണ് exam നു പൊതുവെ ചോദിക്കാറ് so എല്ലാവരും okay യാണ് എങ്കിൽ ഇതാവർത്തിക്കുന്നു class ൻ്റെ link maximum tenth ൽ standard ൽ പഠിക്കുന്ന cbse കുട്ടികളുള്ള group ലെക് share ചെയ്യുക അതായത് നിങ്ങളെ കൂട്ടുകാരന്മാർക്കും കൂട്ടുകാരികൾക്കും എല്ലാവർക്കും എന്താന്ന് ഈ പറയുന്ന class ൻ്റെ link അയച്ചു കൊടുത്തിട്ട് അവരോട് പറയുക class ൽ കേറുവാൻ വേണ്ടി okay so ആരംഭിക്കുന്നു മക്കളെ trigonometry introduction to trigonometry basically ഞാനിതിൻ്റെ history ലേക്ക് പോകുന്നില്ല അതാവശ്യമില്ല സമയക്കുറവായത് കൊണ്ട് നമ്മള് നേരെ എന്താന്ന് topic ലേക്കാണ് വരുന്നത് we are directly moving on to topics നമ്മൾ നേരെത്തന്നെ topic ലേക്കാണ് നീങ്ങാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക ഈ പറയുന്ന chapter വളരെ important ആണ് ശ്രദ്ധിച്ചു കേൾക്കുന്നു ആരംഭിക്കുന്നു

for what purpose does we have trigonometry എന്തിനാണ് trigonometry ഇതാണ് ചോദ്യം ഈ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവരുടെ മനസില് ഇണ്ടാവണ്ട ആ ഒരു ഒരു ഒരു തോന്നലാണ് എയ് ഇവരെന്തിനാ

അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും ഏതൊരു concept നും കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടാകും ലക്ഷ്യങ്ങളുണ്ടാകും ഇതാ trigonometry ക്കും ലക്ഷ്യങ്ങൾ ഒരുപാടാണ് അതിൻ്റെ ഏറ്റവും basics ആയിട്ട് നിങ്ങള് പഠിക്കാനുള്ള ഒരു ലക്‌ഷ്യം പറഞ്ഞു കൊണ്ട് ഞാൻ class ആരംഭിക്കുന്നു മക്കളെ for what purpose does we want trigonometry അല്ലെങ്കിൽ for what purpose does we have trigonometry എന്തിനാണ് ഇവൻ നോക്കു ഞാൻ ഇവിടെ നിക്കുന്നു ഒരു മനുഷ്യൻ നോക്കാട്ടോ ഒരു മനുഷ്യൻ ഞാൻ ഈ പറയുന്ന building ൻ്റെ top ലേക്ക് നോക്കി top ലേക്ക് നോക്കി okay അപ്പൊ എന്താണ് ഈ പറയുന്ന building ൻ്റെ top ലേക്ക് നോക്കുമ്പോൾ

ഈ പറയുന്ന angle നമ്മ create ചെയ്യുന്നു. okay ഒരു angle ഉണ്ട് ഈ പറയുന്ന angle എത്രയോ ആയിക്കോട്ടെ അത് വല്യ ബാധിക്കുന്ന വിഷയമല്ല it can be anything let it be some someA or B or Cit can be anything it can be anything പക്ഷെ നമ്മള് mathematicians പൊതുവെ പൊതുവെ angle നെ denote ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന letter എന്നു പറയുന്നത് എല്ലാരും അറിഞ്ഞിരിക്കാ theta എന്താ പറയാ theta theta theta theta okay എല്ലാവരും അറിഞ്ഞിരിക്കാ ഇത് നമ്മളെന്താണ് ഒരു symbol ആണ് പൊതുവെ പൊതുവെ angle നെ represent ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന symbol ആണ് എന്ത് ഈ പറയുന്ന theta എന്ന് പറയുന്നത് okay ആണല്ലോ സംശയമില്ലല്ലോ theta മനസിലായല്ലോ എല്ലാവർക്കും ഇത് just a symbol കാരണം ഒരുപാട് പേര് plus two കഴിഞ്ഞു degree കഴിഞ്ഞു ആ ന്നിട്ടും ചോദിക്കും ആരാണ് theta ആരാ theta എന്ന് ചോദിക്കും basically ഇതൊരു ഗ്രീക്ക് letter ആണ് ഒരു ഒരു symbol ആണ് ഒരു symbol ആണ് നമ്മൾ പൊതുവെ angle നെ represent ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു symbol ആണ് theta അറിഞ്ഞിരിക്കണം അപ്പൊ ഒരു angle ഇണ്ട് എനിക്ക് ഈ ഈ പറയുന്ന പുഴ ഈട പുഴയാണല്ലോ ഈ പുഴയുടെ distance അറിയാം അതു പോലെ തന്നെ angle ൻ്റെ distance അറിയാം angle അറിയാം ശ്രദ്ധിക്കാ ഈ പറയുന്ന പുഴ എത്രക്കിണ്ട് പുഴ river എത്രക്കിണ്ടുന്നു എനിക്കറിയാം അതെ പോലെത്തന്നെ angle എത്രയിണ്ടുന്നു എനിക്ക് അറിയാം അങ്ങനെയാണെങ്കിൽ വളരെ സുഖമായിട്ട് ഈ പറയുന്ന building ൻ്റെ height കാണാൻവേണ്ടി സാധിക്കും building ൻ്റെ height കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന building ൻ്റെ height കാണാ അല്ലെങ്കിൽ distance കാണാ അങ്ങനെ ഒരുപാട് application ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കെന്താ future അല്ലെങ്കിൽ നമ്മുടെ real life experience അല്ലെങ്കിൽ ഏർ real life ൽ experience ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്ത് trigonometry real life ൽ ഒരുപാട് examples ഉണ്ട് ഒരുപാട് examples പൊതുവെ maths നെ എല്ലാത്തിനും എല്ലാ എന്താണ് practically ഉണ്ടാവില്ല നിങ്ങൾക്കറിയാല്ലോ maths basically theoretical subject ആണ് theory ആണ് maths പൊതുവെ പക്ഷെ ഈ പറഞ്ഞ trigonometry ക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ട് എന്താണ് practically നമുക്കെന്താണ് examples പറയാൻ വേണ്ടി സാധിക്കും അതാണ് ഈ പറയുന്ന example ഞാനിതാ trigonometric ratios എല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടി പറയുന്നു ഈ പറയുന്ന trigonometric ratios ഗംഭീരമാണ് മക്കളെ ഗംഭീരം ഞാനിതാ നോക്കുന്നു chapter ലേക്ക് വരുന്നു പൊതുവെ ഈ trigonometry നമ്മൾ consider ചെയ്യുന്നത് ഒരു right angle triangle ആണ് ശ്രദ്ധിക്കാ ഞാൻ സംസാരിക്കുന്നത് tenth standard students നോടാണ് പത്താം class ൽ പഠിക്കുന്ന cbse കുട്ടികളോടാണ് അവരുടെ NCERT ആണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ future ൽ കൊറച്ചു കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരാം പക്ഷെ എന്നാൽ തന്നെയും നിങ്ങൾ പേടിക്കരുത് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം തന്നെ ഇവിടെ ഞാൻ പറയും NCERT തന്നെ NCERT ആണ് ഞാൻ പറയാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കാ NCERT മാത്രമാണ് ഞാൻ പറയുന്നത് okay okay പൊതുവെ ഈ പറയുന്ന right angle triangle right angle triangle right angle triangle എന്താണ് മക്കളെ right angle triangle കൃത്യമായിട്ട് പറയാലോ എന്താണ് ഒരു triangle ൻ്റെ ഏതെങ്കിലും ഒരു angle ninety degree ആവാണെങ്കിൽ we call that triangle as right angle triangle ഒരു triangle ൻ്റെ ഏതെങ്കിലും ഒരു angle ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു angle ninety degree രെ ആണെങ്കിൽ we call that triangle as right angle triangle നോക്കിയേ ഈ പറയുന്ന triangle ന്റെ ഒരു angle ദേ ഈ പറയുന്ന angle നമുക്കറിയാം എത്രയാണ് മക്കളെ ninety degree ninety degree ഇത് ninety degree ആണ് ന്നു മനസിലായി അതായത് it is right angled ഇത് right angled ആണെന്ന് മനസിലായി right angled ആണെന്ന് മനസിലായി okay ഈ ഒരു right angle triangle ആണ് നമ്മക്ക് ഈ പറയുന്ന right angle triangle ൽ മൂന്നു sides ഉണ്ട് നോക്കിയേ എല്ലാരും നോക്കിയേ ഇത് ഒരു side ഇത് രണ്ടാമത്തെ side ഇത് മൂന്നാമത്തെ side അതായത് ഏത് triangle ലും മൂന്ന് sides ഉണ്ട് basically ഈ പറയുന്ന sides ൻ്റെ ratio ശ്രദ്ധിക്ക sides ൻ്റെ ratio കൾ തമ്മിൽ ഒരു ബന്ധമുണ്ട് ഒരു ബന്ധമുണ്ട് അതാണ് trigonometry സംസാരിക്കുന്നത് സംസാരിക്കാം ആരാണ് മക്കളെ ഈ പറയുന്ന sides ഞാൻ പേരിട്ടു A B C മൂന്നു sides ഉണ്ടല്ലോ AB ഇണ്ട് BC ഇണ്ട് hello hi hi hi okay hi okayAB ഇണ്ട് BC ഇണ്ട് AB ഇണ്ട് ഈ പറയുന്ന sides കൾ തമ്മിൽ ഒരു ബന്ധമുണ്ട് ഒരു അന്തർധാര സജീവമാണ് ആ പറയുന്ന അന്തർധാരയാണ് Trigonometry സംസാരിക്കുന്നത് ഞാനിതാ ആ പറയുന്ന അന്തർധാരയിലേക്ക് വരുന്നു എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്ക എല്ലാവരും ശ്രദ്ധിക്ക ഗംഭീര important ഈ Chapter ആരംഭിക്കുന്നു ഇവിടുന്നാണ് മക്കളെ ഈ Chapter ൻ്റെ ഏറ്റവും basics ആയ എല്ലാ കാര്യങ്ങളും വരുന്നത് ശ്രദ്ധിച്ചു കേൾക്കാം

ഈ കാണുന്ന angle ഇവനെ ഞാൻ വിളിച്ചു theta എന്ത് വിളിച്ചു thetaA B C

A C ന്നു പറഞ്ഞ Side ഉം തമ്മിൽ ഉണ്ടാക്കുന്ന Angle എത്രയാ അവനാണ് theta അവനാണ് theta he is theta അപ്പൊ ശ്രദ്ധിക്കെനി ശ്രദ്ധിക്കാ ഈ പറയുന്ന theta യുടെ opposite കിടക്കുന്ന Side opposite കിടക്കുന്ന Side അവനാണ് opposite sides അല്ലെങ്കിൽ theta യുടെ ഒപ്പം കിടക്കുന്ന side theta യുടെ sir നാളെ ഏതാ class നാളെയും ഞാൻ തന്നെയാണ് പേടിക്കണ്ട theta യുടെ ഒപ്പം കിടക്കുന്ന side ഏതാണോ അവനെ വിളിക്കുന്ന പേരാണ് adjacent side theta യുടെ ഒപ്പം കിടക്കുന്ന side ഒപ്പമുള്ള side ഏതാണോ അവനാണ് adjacent മക്കളെ നോക്കിയേ ഈ പറയുന്ന A C ക്ക് നമ്മൾ ഒരു മനോഹരമായ പേര് പറയും മനോഹരമായ പേര് hypotenuse hypotenuse ഞാനവനെ പൊതുവ HY എന്നാണ് denote ചെയ്യാ നിങ്ങൾ നോക്കിയേ ഈ പറയുന്ന theta യുടെ ഇവൻ hypotenuse ആണെങ്കിൽ നിങ്ങളാലോചിച്ചു നോക്കിയേ ഈ theta യുടെ ഒപ്പം കിടക്കുന്ന മറ്റ് ഏത് theta ടെ ഒപ്പം കിടക്കുന്നവനാരാ theta യുടെ ഒപ്പം കിടക്കുന്നവർ മറ്റാരുമല്ല ദേ ഈ പറയുന്ന B C B C

adjacent ഇവൻ hypotenuse ആരാണ് opposite adjacent ൽ കിടക്കാത്തവൻ ആരോ അവനാണ് opposite ഒന്നൂടി പറയുന്നു adjacent ആവാത്തത് ആരോ അവനാണ് opposite അതായത് ഇവൻ ഈ പറയുന്ന A B അവനാവും adjacent ആവാത്തത് അവനെവിളിക്കുന്ന പേരാണ് opposite so adjacent opposite hypotenuse ഞാനിതാ triangle വരച്ചു മക്കളെ ശ്രദ്ധിക്കാ ഇവിടെ ശ്രദ്ധിക്കാ ഗംഭീരമായി ശ്രദ്ധിക്ക വളരെയധികം ആവശ്യമുണ്ട് triangle വരച്ചു ഞാൻ പേരിട്ടു A B C ഞാനിതാ Angle mark ചെയ്യുന്നു ദേ ഈ പറയുന്ന Angle അവനാണ് theta theta നിങ്ങൾ പറയു ഇപ്പൊൾ ആരാണ് adjacent side ഈ ഒരു മാറ്റം ഈ ഒരു വ്യത്യാസം എല്ലാവരും തിരിച്ചറിയണം ഇപ്പോൾ നോക്കണം ഈ പറയുന്ന figure ഈ പറയുന്ന triangle ൽ A B C ൽ ആരാണ് adjacent side എന്ന് കൃത്യമായിട്ട് നോക്കാം കൃത്യമായിട്ട് നോക്കിയാൽ നമുക്ക് മനസിലാക്കാൻ സാധിക്കും മക്കളെ theta യുടെ ഒപ്പം കിടക്കുന്നവനാരാണോ അവനാണ് adjacenttheta യുടെ ഒപ്പം കിടക്കുന്നത് ആരാണോ അവനാണ് adjacent side ആദ്യം തന്നെ ഞാൻ mark ചെയ്യാൻ പോകുന്നത്

theta യുടെ adjacent നമുക്കറിയാം ഇവന്മാരാണ് അവൻ്റെ നേരെ opposite ആരാ ദേ B C adjacent ആവാത്തത് B C മാത്രമാണ് അവനെ വിളിക്കുന്ന പേരാണ് opposite so ഇവിടെ opposite ഇവിടെ വന്നു പക്ഷെ ഇതിൽ opposite ഇവിടെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്ക ഇ പറയുന്ന Angle നെ base ചെയ്താണ് നമ്മൾ adjacent ഉം opposite ഉം എല്ലാം പറയുന്നത് ഈ പറയുന്ന Angle നെ base ചെയ്താണ് നമ്മൾ എന്ത് adjacent ആണോ opposite ആണോ എന്നു കൃത്യമായിട്ട് പറയാ so എല്ലാവർക്കും adjacent ഉം opposite ഉം hypotenuse ഉം മനസിലായി ഞാനിതാ Trigonometric ratios ലേക്ക് വരുന്നു നിങ്ങൾക്ക് മൊത്തം പഠിക്കാനുള്ളത് മക്കളെ ആറു Trigonometric ratio ആണ് six members six persons okay ആറു പേർ ഞാനിതാ ഈ പറയുന്ന ആറു പേരുടെയും പേരെഴുത്തുന്നു ഈ പറയുന്ന ആറു പേരുടെയും ഞാൻ പേരെഴുതാൻ പോവുന്നു കൃത്യമായിട്ട് നോക്കുക മക്കളെ ഈ പറയുന്ന ആറു പേരും note ചെയ്യാ ഒന്നാമത്തെ ആളാണ് sine s i n e sine രണ്ടാമത്തെ ആളാണ് cosine cosine മൂന്നാമത്താളാണ് മക്കളെ Tangent നാലാമത്തെ ആള് cosecant അഞ്ചാമത്തെ ആള് secant

പഠിക്കാൻ വേണ്ടി എളുപ്പത്തില് നമ്മള് ഇതെന്താ ചെറുതാക്കീട്ടുണ്ട് ചെറുതാക്കി ചെറിയ abbreviation ലാണ് നമ്മൾ പൊതുവെ ഇവരെ പറയാറ് അതായത് sine s i n e ആണ് നമ്മൾ എഴുതുമ്പോ മക്കളെ s i n e എഴുതൂല s i nsin

cos മൂന്നാമത്തെ നമുക്കറിയാം Tangent എന്നാണ് എഴുതിയിരിക്കുന്നത് അതില് ആദ്യത്തെ മൂന്നക്ഷരം മാത്രമെടുക്കുന്നു നോക്കിയേ ആദ്യത്തെ മൂന്നക്ഷരം നമുക്കറിയാം tan എന്നാണ് പറയാറ് അതായത് tan നാലാമത് ഇനി ശ്രദ്ധിക്കെല്ലാരും cosecant എന്നാണ് എഴുതിയിരിക്കുന്നത് ഈ cosecant നെ ഞാൻ ചെറുതാക്കി abbreviate ചെയ്ത ശ്രദ്ധിക്കാ cosec എന്ന് വിളിക്കുന്നു അടുത്തത് secant എന്നാണ് total ഏർ മുഴുവൻ പേര് അതിനെ ചെറുതാക്കി എന്തു വിളിക്കുന്നു sec ന്നു പറഞ്ഞു വിളിക്കുന്നു അവസാനമായിട്ടാരുണ്ട് cotangent ണ്ടു ഈ cotangent ൻ്റെ നോക്കിയേ നമ്മളിതാ ആദ്യത്തെ മൂന്നക്ഷരമെടുത്തു c o t അഥവാ cot ഇവയാണ് നമ്മൾ പഠിക്കേണ്ട ആറു Trigonometric ratios ഓർത്തിരിക്കു മക്കളെ sin cos tan cosec sec cotsin cos tan cosec sec cot ഇതാണ് ഈ പറയുന്ന ആറു പേർ ആറു പേർ ഞാൻ പറഞ്ഞു ഈ triangle triangle ലാണ് നമ്മള് ഇ Trigonometric ratios പറയാൻ പോകുന്നത് അപ്പോൾ triangle ലു ഏതെങ്കിലും ഒരു angle അറിയണം ഞാനിതാ കൊടുക്കുന്നു ഈ പറയുന്ന angle നെ theta theta theta okay Trigonometric ratios എല്ലാം തന്നെ angle നെ base ചെയ്താണ് പറയണ്ട് ഞാനിതാ ഒരു angle ഉണ്ട് ഈ പറയുന്ന angle theta അതായത് എല്ലാവരും ശ്രദ്ധിക്കാ sin ഒറ്റക്കായിരിക്കില്ല sin നോടൊപ്പം ഒരു angle ഉണ്ടാകും അതാണ് sin theta

Sin theta cos theta tan theta cosec theta sec theta cot theta ഇതാണ് ആറുപേര് മക്കളെ ശ്രദ്ധിക്കാ ഈ പറയുന്ന angles theta ആകുമ്പോളാണ് എന്ത് sin theta cos theta tan theta cosec theta sec theta cot theta ആവുന്നത് ഇനി in case ഈ പറയുന്ന angles some a ആയിരുന്നെങ്കിൽ a a a എന്തായിരിക്കും Sin a cos a tan a cosec a sec a cot a ഇങ്ങനെ വന്നേനെ മനസ്സിലായോ ഇവിടത്തെ angle ആരാണോ

cos x tan x cosec x sec x cot x ഇങ്ങനെ വരും thats all ഇങ്ങനെയാണ് പോകുന്നത് ഇങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാരും okay ആണോ സംശയുണ്ടോ clear ആണല്ലോ okay ആണല്ലോ deal ആണല്ലോ അല്ലെ ഇതാണ് ഇന്നത്തെ ഏറ്റവും basics ഇനി ഇവനില്ലാതെ ഈ Chapter മുന്നോട്ട് പോവില്ല ഇനി പറയാനുള്ള കാര്യങ്ങൾ ഇതാണ് triangle

hypotenuse മക്കളെ a c ആണ് നമ്മളിതാ Trigonometric ratios എഴുതുന്നു എല്ലാവരും ഒരു പേനയും paper ഉം എടുക്കുക ഈ പറയുന്ന പേനയും paper ഉം എടുത്ത് ഞാനീ പറയുന്ന Trigonometric ratios കൃത്യമായി note ചെയ്യാ ഇതാ ഒന്നാമത്തെ ആള് sin theta sin theta എന്താണ് sin theta മക്കളെ അറിഞ്ഞിരിക്കാ Opposite by hypotenuse

ratio എന്താ mean ചെയ്യുന്നത് fraction ആണ് fraction അല്ലെ three by five അതാണ് ratio അല്ലെങ്കിൽ seventy by five അതാണ് ratio അപ്പൊ Trigonometric ratio ഇവിടെ meaning ചെയ്യുന്നത് ഞാനൊരു inner meaning പറയാണെങ്കിൽ ഒരു second ഞാൻ പറയുന്നു ഇത്രമാത്രമേയുള്ളു Opposite side ഉം hypotenuse ഉം തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട് അത്ര മനസിലാക്കുക Opposite ഉം hypotenuse ഉം തമ്മിൽ എന്താണ് ഒരു ചെറിയ ബന്ധമുണ്ട് അതാണെന്ത് ഈ പറയുന്ന sin theta Opposite by hypotenuse നിങ്ങൾ ഈ angle മാറ്റാതെ ഈ angle മാറ്റാതെ ഈ triangle നിങ്ങൾ ദേ ഇങ്ങനെ വരച്ചു നോക്കിയേ ഈ angle Forty five ആണെന്ന് വിചാരിക്കുക തല്ക്കാലം for example നിങ്ങൾ triangle വലുതാക്കി വരച്ചു ദേ ഇങ്ങനെ വരച്ചു വലുതാക്കി വരച്ചു angle മാറുന്നില്ല forty five തന്നെ ഇത്ര വലിയ triangle വരച്ചാലും നിങ്ങൾ ratio കാണാൻ കയ്യും അതായത് opposite side by hypotenuse അതിൻ്റെ ratio കാണുവാണെങ്കിൽ മക്കളെ it always remain same base ഈ പറയുന്ന ചെറിയ triangle ൻ്റെ opposite by hypotenuse ഉം

angle മാറാതെ വരയ്ക്കാമെങ്കിൽ ഈ പറയുന്ന ratio will be always same always remains same അത്ര important ആ അതായത് ഇതാണ് basically Trigonometric ratio ന്നു പറയുന്നത് Trigonometry യുടെ ബന്ധമെന്ന് പറയുന്നതാണ് എനിക്കെൻ്റെ opposite side ഉം hypotenuse ൻ്റെയും ratio എടുക്കുമ്പോൾ അതൊരിക്കലും മാറില്ല അതൊരിക്കലും മാറില്ല if the angle remains same ഈ പറയുന്ന ratio നെ നമ്മൾ വിളിക്കുന്ന പേരെന്താ sin എന്ന opposite side by hypotenuse ഈ പറയുന്ന ratio നെ നമ്മൾ വിളിക്കുന്ന പേരെന്താ sin theta ഇതുപോലെ opposite by hypotenuse കഴിഞ്ഞു ഇനി അടുത്തൊരു ratio ഉണ്ട് മക്കളെ adjacent by hypotenuse ഈ പറയുന്ന adjacent side അതായത് theta യുടെ ഒപ്പം കിടക്കുന്ന side ഇതാണ് hypotenuse ഇവന്മാർ തമ്മിൽ ഒരു ratio ഉണ്ട് ഈ പറയുന്ന ratio നെ നമ്മൾ വിളിക്കുന്ന പേരെന്താ cos theta so എല്ലാവർക്കും clear ആവുന്നുണ്ട് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ശ്രദ്ധിക്ക ഇതെല്ലാം പറയുന്ന ratios ആണ് ratio കൾ ratio കൾ ആണ് പറഞ്ഞോണ്ടിരിക്കുന്നത് എൻ്റെ adjacent side ഉം hypotenuse ഉം തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട് ആ പറയുന്ന ബന്ധത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ cos theta cos theta ഇതാ അടുത്ത കാര്യം

opposite by hypotenuse cos theta ന്നു പറയുന്നത് മക്കളെ adjacent by hypotenuse and tan theta ന്നു പറയുന്നത് മറ്റാരുമല്ല opposite by adjacent opposite by adjacent ന്നു പറയാം okay അല്ലെ സംശയമില്ലല്ലോ okay okay set ല്ലേ എല്ലാവരും okay യാണ് ആർക്കും തന്നെ സംശയം ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാരും ഗംഭീരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് okay നമ്മളിതാ ബാക്കിയിലേക്ക് പോകുന്നു ആദ്യത്തെ മൂന്നു പേരു കഴിഞ്ഞു മക്കളെ ഇതാ അടുത്ത ആളിലേക്ക് പോകുന്നു cosec theta cosec theta ന്നു പറയുന്നത് അതും ratio തന്നെയാണ് ഏതിൻ്റെ ratio

okay അടുത്തത് sec theta എന്ന് പറയുന്നത് cos നെ തിരിച്ചിട്ടാല്‍ കിട്ടുന്ന ആൾ cos എന്ന് പറയുന്നത് adjacent by hypotenuse ആണ് അവനെ തിരിച്ചിടാം അതായത് hypotenuse by adjacent അവസാനമായിട്ട് ആരുണ്ട് മക്കളെ cot theta യുണ്ട് cot എന്ന് പറയുന്നത് മറ്റാരുമല്ല നോക്കൂ tan എന്ന് പറയുന്നത് opposite by adjacent ആണ് അതിനെ തിരിച്ചിടാ അതായത് adjacent by opposite ആലോചിക്കാ sin നെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ if you take the reciprocal of sin which means opposite by hypotenuse ൻ്റെ reciprocal the reciprocal of opposite by hypotenuse which means hypotenuse by opposite അതാണ് ആര് അത് cosec ലേക്ക് മാറും it is cosec theta അപ്പൊ sin ൻ്റെ reciprocal ആണ് cosec theta sin ൻ്റെ reciprocal ആണ് cosec theta കേട്ടോ അതുപോലെ cos ൻ്റെ reciprocal എടുത്തു കഴിഞ്ഞാൽ which means adjacent by hypotenuse തിരിച്ചിടുക reciprocal എടുക്കുക hypotenuse by adjacent which means sec theta and finally we have tan theta is equal to opposite by adjacent ഈ പറയുന്ന opposite by adjacent reciprocal എടുക്കാന്നെങ്കിൽ നമുക്കെന്ത് കിട്ടും നമുക്കെന്ത് കിട്ടും മക്കളെ adjacent by opposite which means cot theta ഇനി എല്ലാവരും ശ്രദ്ധിക്കാ എല്ലാവരും ശ്രദ്ധിക്കാ ഞാനൊരു relation പറയാം പോവ്വാ ആവശ്യമുണ്ട് ആവശ്യമുണ്ട് ഈ relation ൻ്റെ പേരാണ് എല്ലാരും എഴുതിയെടുക്ക

നിങ്ങളെ കയ്യിലാണ് പിടിച്ചോ sin theta നമുക്കറിയാം it is same as opposite by hypotenuse ഇതറിയാത്ത ഒരു കുട്ടി പോലും ഈ class ൽ ഉണ്ടാവൂല. കരണമെന്താ വളരെ വിശദമായിട്ടാണ് എന്ത് ഓരോന്നും പറഞ്ഞു പോന്നത് sin theta ന്നു പറയുന്നത് opposite by hypotenuse അതായത് മക്കളെ എല്ലാവരും നോക്കിയേ ഈ പറയുന്ന opposite നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെന്തായി മാറി അവൻ hypotenuse by opposite ആയി മാറി ഈ പറയുന്ന opposite നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആരായി മാറി hypotenuse by opposite അല്ലെ so എന്തു കിട്ടി one by hypotenuse by opposite നോക്കിയേ ഈ പറയുന്ന opposite നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആരായി മാറി മക്കളെ hypotenuse by opposite ഈ opposite താഴെ വരുമ്പോൾ ഇവിടെ എന്തായി മാറി one ആയി മാറും അതാണ് one by hypotenuse by opposite ഈ പറയുന്ന hypotenuse by opposite ഈ ചങ്ങായിയെ ഈ മനുഷ്യനെ ഈ വ്യക്തിയെ ഞാൻ എവിടെയോ കണ്ടുമുട്ടിട്ടുണ്ട് hypotenuse by opposite അതാരാ നോക്കിയേ അതാരാ കൃത്യമായിട്ട് മനസിലായി he is none other than cosec theta he is none other than cosec theta അതായിരുന്നു മക്കളെ എന്ത് പറയാൻ പറ്റി ദേ sin theta good good good എന്ന് പറയുന്നത് ഞനെഴുതുന്നു ഇവ്ട one by hypotenuse by opposite it is same as cosec theta അതായത് one step ൽ എഴുതുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്ക എല്ലാവരും നോക്ക് മക്കളെ

വളരെ വളരെ വളരെ മനോഹരമായ ഒരു side ഇവൻ്റെ പേരാണ് reciprocal relation sin theta equal to cosec theta ആണെങ്കിൽ common sense മതി ഈ പറയുന്ന cosec നെ ഇപ്പറത്തു കൊണ്ടുപോയി sin നെ ഞാനെന്താ നേരെ താഴത്തോട്ടു കൊണ്ടുപോകുന്നു എന്തുകിട്ടി മക്കളെ cosec theta equal to one by sin theta okay cosec theta equal to one by sin theta കിട്ടി അടുത്താളെ കിട്ടി so sin theta equal to one by cosec theta യും cosec theta equal to one by sin theta യും കിട്ടി എല്ലാരും okay യാണല്ലോ ഇതിൻ്റെ പേരാണ് reciprocal relation